ഇവിടെ രണ്ട് കസാല ബാക്കി വെച്ചിട്ടുണ്ട്.

ആകാശത്തിൽ മഴ വരാൻ ആയിട്ടുണ്ട് പിന്നെ ഇവിടെ സീറ്റും ഉണ്ട്.

ഇപ്പറത്തെ സൈഡ് ആയിട്ട് ഒരു അംഗലവാടി ഉണ്ട്.

പിന്നെ കൊറെ തരം ഏ മരങ്ങളും ഉണ്ട് ഒരു പോസ്റ്റും ഉണ്ട്.

ആഹ് കുറേ തരം ചെടികളും കുറെ തരം മരങ്ങളും ഉണ്ട്.

കുറെ ആള് കച്ചവടവും ആ ചെയ്യുന്നു ഉണ്ട്.

പിന്നെ കടയുടെ പേര് ആർ_കെ_ജി ഗ്ലാപ്സ് എന്നാണ് പിന്നെ ഇതിലിൽ കുറേ സാധനങ്ങളും--

ഒരു വീടിൻ്റ്ടുത്ത് കൊറേ തരം ചെടികളുമാണ്.

ആ അമ്പലത്തിൻ്റെ അപ്പർത് തന്നെ ആയിറ്റ് കൊറേ വായ ഉണ്ട്.

പിന്ന എന്നായിട്ടുള്ള ഒരു ഫു ഫുഡ് എനിക്ക് സുസു തോന്നുന്നുണ്ട് നടൂലത്തെ ആള്--

പിന്നെ വലിയ ഒരു കപ്പലും ഉണ്ട് ആ കപ്പലിലായിട്ട് ഒരാൾ ഓട്ടുന്നുണ്ട്.

തട്ടകട എന്ന് പേരുള്ള ഒരു ഹോട്ട ങ് അവിടെ കുറെ ആള് അങ്ങ് കുടിക്കാനും തിന്നാനും ഒക്കെ വന്നിട്ടുണ്ട്.

ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ--

കാടുണ്ട് പിന്നെ തെങ്ങുണ്ട് കുറെ തരം മരങ്ങളും ഉണ്ട്.

കുറെ ആൾക്കാർ നിസ്ക്കരിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ നിസ്ക്കരിച്ചിട്ട് ചെയ്തു എല്ലാർ--